ലിനക്സിലെ ബേസിക്സ് ഓഫ് സിസ്റ്റം അട്മിനിസ്ട്രഷൻ എന്ന സ്പൊകെൻ റ്റുറ്റൊരിയലിലെക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് അഡ്ഡൂസർ സു യൂസർമോഡ് യൂസർഡെൽ ഇഡ് ഡു ഡിഎഫ് ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുണ്ടു 1010
മുന്നുപാധിയായി ജനറൽ പർപ്പസ് യൂട്ടിലിറ്റീസ് ഇൻ ലിനക്സ് എന്ന സ്പൊകെൻ റ്റുറ്റൊരിയലിൽ കൂടി പോകുക
അത് ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ്
കാണിച്ചിരിക്കുന്ന കമ്മാണ്ടുകൾ പൂർത്തിയാക്കാൻ ഒരുവന് അഡ്മിൻ ഉപയോഗിക്കുവാൻ കഴിയണം
നമ്മുക്കാദ്യം പുതിയ ഉപഭോക്താവിനെ എങ്ങനെ സൃഷ്ടിക്കാം എന്ന് പഠിക്കാം
ഒധെറ്റികെഷന്റെ കൂടെ അഡ്ഡൂസർ എന്ന കമാൻഡ് പുതിയ ഉപഭോക്താവിനെ സൃഷ്ടിക്കുന്നു
ഏതൊരു ഉപഭോക്താവിന്റേയും അക്കൌണ്ട് സുഡോ എന്ന കമ്മാണ്ടിന്റെ സഹായത്തോടെ കൂട്ടിച്ചേർക്കാം
സുഡോ കമാണ്ടിനെ കുറിച്ച് ചെറിയൊരു വിശദീകരണം തരാം
സുഡോ കമാൻഡ് ഒരു അട്മിനിസ്ട്രെടിവ് യുസറിനെ ഒരു സൂപ്പർ യുസർ പോലെ കമാൻഡ് പൂർത്തിയാക്കാൻ അനുവദിക്കുന്നു
സുഡോ കമ്മാണ്ടിനു ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട്
റ്റുറ്റൊരിയൽ പുരോഗമിക്കുമ്പോൾ നമ്മൾ ഓരോ ഒപ്ഷനുകളും പഠിക്കും
നമുക്കിപ്പോൾ എങ്ങനെ ന്യൂ യൂസർ സൃഷ്ടിക്കാം എന്ന് പഠിക്കാം
Ctrl Alt t കീകൾ ഒരുമിച്ചു പ്രസ് ചെയ്ത് ടെർമിനൽ തുറക്കുക
ഞാൻ നേരത്തെ ടെർമിനൽ തുറന്നിട്ടുണ്ട്
സുഡോ സ്പേസ് അഡ്ഡൂസർ എന്ന കമാൻഡ് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
ഉടൻ തന്നെ പാസ് വേർഡ് ചോദിക്കും
അഡ്മിൻ എന്ന പാസ് വേർഡ് ഇവിടെ കൊടുത്തിട്ട് എന്റർ അമർത്തുക
ടൈപ്പ് ചെയ്ത പാസ്സ്വേർഡ് കാണാൻ കഴിയില്ല
അതു കൊണ്ട് ശ്രദ്ധിച്ചു ടൈപ്പ് ചെയ്യുക
ഒരിക്കൽ ചെയ്താൽ adduser160 ഓൺലി ഒനെ ഓർ ട്വോ നെയിംസ് അലോവ്ഡ് എന്ന് മെസ്സേജ് കാണിക്കും
ഡക്ക് എന്ന് പേരുള്ള ഒരു പുതിയ യുസർ അക്കൌണ്ട് സൃഷ്ടിക്കാം
കമാൻഡ് ടൈപ്പ് ചെയ്യുക
സുഡോ സ്പേസ് അഡ്ഡൂസർ സ്പേസ് ഡക്ക് എന്നിട്ട് എന്റർ അമർത്തുക
ഡക്ക് എന്ന പുതിയ യുസർ നമ്മൾ സൃഷ്ടിച്ചു
പുതിയൊരു ഉപഭോക്താവിനെ ഉണ്ടാക്കുമ്പോൾ പുതിയൊരു ഹോം ഡയറക്ടറി കൂടി സൃഷ്ടിക്കപ്പെട്ടിട്ട്ണ്ട്
ശ്രദ്ധിക്കുക ഉടൻ തന്നെ പുതിയ ഉപഭോക്താവ് duckനുള്ള പുതിയ പാസ് വേർഡ് ചോദിക്കും
നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ് വേർഡ് കൊടുക്കുക ഞാൻ ഡക്ക് തന്നെ പാസ് വേർഡ് ആയി കൊടുക്കുന്നു
ഒന്നു കൂടി പുതിയ പാസ്സ് വേർഡ് ടൈപ്പ് ചെയ്യുക
സുരക്ഷയ്ക്കും ഉറപ്പിനും വേണ്ടിയാണു രണ്ടു തവണ പാസ് വേർഡ് ചോദിക്കുന്നത്
പുതിയ ഉപഭോക്താവിന് വേണ്ടിയുള്ള നമ്മുടെ പാസ് വേർഡ് ഇപ്പോൾ പുതുക്കി കഴിഞ്ഞു
നമ്മളോട് മറ്റ് വിശദാംശങ്ങളും ചോദിക്കും
ഞാൻ ഫുൾ നാമെ ആയി ഡക്ക് മാത്രം കൊടുത്തിട്ട് ബാക്കി ശൂന്യമാക്കി എന്റർ അമർത്തുന്നു
y അമർത്തി ഞാനിതു ഉറപ്പു വരുത്തുന്നു
ഇത് എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഉറപ്പാക്കുന്നതിനാണ്
പുതിയ അക്കൌണ്ട് സൃഷ്ടിക്കപ്പെട്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം
ഇതിനായി കമാൻഡ് promptൽ ടൈപ്പ് ചെയ്യുക
എൽഎസ് സ്പേസ് ഹോം എന്നിട്ട് എന്റർ അമർത്തുക
ഹോം ഡയറക്ടറിയിലുള്ള ഉപഭോക്താക്കളുടെ ലിസ്റ്റ് കാണാൻ എൽഎസ് കമാൻഡ് ഉപയോഗിക്കുന്നു
ഇതാണ് നമ്മൾ പുതിയതായി സൃഷ്ടിച്ച ഉപഭോക്താവിന്റെ പേര് ഡക്ക്
ഞാൻ സ്ലയ്ടുകളിലേക്ക് തിരിച്ചു പോകുന്നു
സു ആണ് അടുത്ത കമാൻഡ്
സു എന്നാൽ സ്വിച്ച് യൂസർ എന്നാണ്
ഈ കമാൻഡ് ഇപ്പോഴുള്ള ഉപയോക്താവിൽ നിന്നും മറ്റൊരു ഉപയോക്താവിലെക്ക് മാറാൻ സഹായിക്കുന്നു
നമുക്കിപോൾ റ്റെർമിനലിലെക് തിരികെ പോകാം
കമാൻഡ് ടൈപ്പ് ചെയ്യുക
ടെർമിനലിൽ സു സ്പേസ് ഹൈഫൻ സ്പേസ് ഡക്ക് എന്ന് കൊടുത്തിട്ട് Enter അമർത്തുക
ഉടൻതന്നെ നിങ്ങളോട് പാസ് വേർഡ് ചോദിക്കും
ഞാൻ ഡക്ക് ഉപഭോക്താവിന്റെ പാസ് വേർഡ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു
ഓർക്കുക അത് ഡക്ക് തന്നെയാണ്
ശ്രദ്ധിക്കുക ടെർമിനൽ മുൻപുള്ള ഉപഭോക്താവിൽ നിന്നും പുതിയ ഉപഭോക്താവിലേക്ക് മാറിയിരിക്കുന്നു ഇവിടെ duckലേക്ക്
ഈ ഉപഭോക്താവിനെ ലോഗൌട്ട് ചെയ്യാൻ ടൈപ്പ് ചെയ്യുക
ലോഗൌട്ട് എന്നിട്ട് Enter
ഇപ്പോൾ ടെർമിനൽ ഡക്ക് എന്ന ഇപ്പോഴത്തെ ഉപഭോക്താവിൽ നിന്നും പുറത്തു വന്ന് തിരികെ പഴയ ഉപഭോക്താവിലേക്ക് പോകുന്നു അതായത് vinhaiലേക്ക്
നമുക്കിപ്പോൾ യൂസർമോഡ് കമാൻഡിനെ പറ്റി പഠിക്കാം
യൂസർമോഡ് കമാൻഡ്
സൂപ്പർ യുസർ അല്ലെങ്കിൽ റൂട്ട് യുസറിനെ മറ്റ് യുസർ അക്കൌണ്ടിന്റെ സെറ്റിങ്ങുകൾ മാറ്റാൻ സഹായിക്കുന്നുഅതായത് പാസ് വേർഡിനെ മാറ്റി പാസ് വേർഡ് ഇല്ലാത്ത രീതിയിൽ ആക്കുന്നു
യുസർ അക്കൌണ്ട് പ്രവര്ത്തന രഹിതമാകുന്ന തീയതി കാണിക്കുന്നു
ഈ കമാൻഡ് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം
ഇനി റ്റെർമിനലിലെക് പോകാം
ഡക്ക് എന്ന യുസർ അക്കൌണ്ടിന്റെ കാലാവധി തീരുന്ന തീയതി സെറ്റ് ചെയ്യുന്നതെങ്ങനെ എന്ന് കാണിച്ചു തരാം
കമാൻഡ് പ്രോമ്പ്റ്റിൽ ടൈപ്പ് ചെയ്യുക
സുഡോ സ്പേസ് യൂസർമോഡ് സ്പേസ് e സ്പേസ് 2012 12 27 സ്പേസ് ഡക്ക് എന്നിട്ട് enter അമർത്തുക
യുസർ അക്കൌണ്ടിന്റെ കാലാവധി e ഓപ്ഷൻ ഉപയോഗിച്ച് കമാൻണ്ടിൽ കാണിച്ചിരിക്കുന്നത് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നു
ഡക്ക് യുസർ അക്കൌണ്ടിന്റെ കാലാവധി നിങ്ങളിപ്പോൾ സെറ്റ് ചെയ്തു കഴിഞ്ഞു
നമുക്കിപോൾ യുയിഡ് കൂടാതെ ഗിഡ് കമ്മാണ്ടുകൾ നോക്കാം
എല്ലാ യുസെർസിന്റെയും ഗ്രൂപ്കളുടെയു ഐഡന്റിറ്റീസ് നോക്കാൻ ഇഡ് - കമാൻഡ് ഉപയോഗിക്കുന്നു
ഒരു ഉപഭോക്താവിന്റെ ഐഡന്റിറ്റി അറിയുന്നതിന് ഇഡ് സ്പേസ് u ഉപയോഗിക്കുന്നു
ഒരു സംഘം ഉപഭോക്താക്കളുടെ ഐഡന്റിറ്റി അറിയുന്നതിന് ഇഡ് സ്പേസ് g ഉപയോഗിക്കുന്നു
നമുക്കിതൊന്നു ചെയ്തു നോക്കാം
ടെർമിനലിൽ ടൈപ്പ് ചെയ്യുക
ഇഡ് എന്നിട്ട് Enter അമർത്തുക
സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന യൂസർ IDകളും ഗ്രൂപ്പ് IDകളും നമുക്കിപ്പോൾ കാണാം
യൂസർ ഇഡ് മാത്രം കിട്ടാൻ നമ്മൾ u ഓപ്ഷൻ ഉപയോഗിക്കുന്നു
നമുക്ക് ഇപ്പോൾ ടൈപ്പ് ചെയ്യാം ഇഡ് സ്പേസ് u എന്നിട്ട് Enter അമർത്തുക
നമുക്കിപ്പോൾ യൂസർ ഇഡ് മാത്രം കാണാം
പക്ഷെ userന്റെ പേര് അറിയുന്നതിന് എന്ത് ചെയ്യണം
അതറിയാൻ ടെർമിനലിൽ ടൈപ്പ് ചെയ്യുക
ഇഡ് സ്പേസ് n സ്പേസ് u ടൈപ്പ് ചെയ്തിട്ട് enter അമർത്തുക
നമുക്കിപ്പോൾ ഉപഭോക്താക്കളുടെ idയ്ക്ക് പകരം പേരുകൾ കാണാം
ഗ്രൂപ്പ് Idകൾക്കുള്ള കമാൻണ്ടുകൾ നമുക്കിപ്പോൾ പഠിക്കാം
നമുക്ക് ടൈപ്പ് ചെയ്യാം ഇഡ് സ്പേസ് g
ഇവിടെ നമുക്ക് ഗ്രൂപ്പ് idകൾ കാണാം
ഇപ്പോഴുള്ള എല്ലാ ഉപഭോക്താക്കളുടേയും ഗ്രൂപ്പ് idകൾ കാണാൻ ടൈപ്പ് ചെയ്യുക
ഇഡ് സ്പേസ് G എന്നിട്ട് Enter അമർത്തുക
ശ്രദ്ധിക്കുക ഞാൻ വലിയ G ആണ് ടൈപ്പ് ചെയ്തത്
നിങ്ങൾക്കതിന്റെ ഫലം കാണാം
ഇപ്പോൾ ഒരു യൂസർ അക്കൌണ്ട് ഡിലീറ്റ് ചെയ്യുന്നതെങ്ങനെ എന്ന് പഠിക്കാം
ഇതിനായി നമ്മൾ യൂസർഡെൽ കമാൻഡ് ഉപയോഗിക്കുന്നു
യൂസർഡെൽ കമാൻഡ് ഉപയോഗിച്ച് സ്ഥിരമായിട്ട് ഒരു യൂസർ അക്കൌണ്ട് നീക്കം ചെയ്യാം
നമുക്കിത് ടെർമിനലിൽ നോക്കാം
ടൈപ്പ് ചെയ്യുക സുഡോ സ്പേസ് യൂസർഡെൽ സ്പേസ് r സ്പേസ് ഡക്ക്
ഞാൻ ഉപയോഗിച്ചത് r ഓപ്ഷനാണ്
ഹോം ഡയറക്ടറിയിൽ നിന്നും ഉപഭോക്താവിനെ നീക്കം ചെയ്യുന്നതിനാണ് ഇത്
Enter അമർത്തിയിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുക
ഇപ്പോൾ ഡക്ക് ഉപഭോക്താവ് നീക്കം ചെയ്യപെട്ടു
ഇത് ടൈപ്പ് ചെയ്തു പരീക്ഷിക്കുക
എൽഎസ് സ്പേസ് home എന്നിട്ട് Enter അമർത്തുക
ഡക്ക് എന്ന യൂസർ അക്കൌണ്ട് നീങ്ങിയത് നമുക്ക് കാണാം
സ്ലയടുകളിലെക് തിരിച്ചു പോകുക
ലിനക്സ് സിസ്റ്റം അട്മിനിസ്റ്റ്രെഷനിലുള്ള ചില ഉപയോഗപ്രദമായ കമ്മാണ്ടുകളാണ് dfഉം duഉം
ഡിസ്കിലുള്ള അവശേഷിക്കുന്ന സ്ഥലത്തിന്റെ റിപ്പോർട്ട് ഡിഎഫ് കമാൻഡ് നല്കുന്നു
ഒരു ഫയൽ ഉൾകൊള്ളുന്ന ഡിസ്കിലെ സ്പേസ്ന്ന്റെ റിപ്പോർട്ട് ഡു കമാൻഡ് നല്കുന്നു
ഒരു അസ്സൈഗ്ന്മെന്റ് ആയി ഈ രണ്ടു കമ്മാൻണ്ടുകളും പരീക്ഷിച്ചു ഫലം നോക്കുക
റ്റെർമിനലിലെക് തിരിച്ചു പോയി ഡിഎഫ് കമ്മാൻണ്ടിന്റെ ഉപയോഗപ്രദമായ ഓപ്ഷനുകൾ കാണിച്ചു തരാം
ഡിഎഫ് സ്പേസ് h എന്ന് ടൈപ്പ് ചെയ്തു enter അമർത്തുക
ഇത് ഫയൽ സിസ്ടത്തിന്റെ സൈസും അത് ഉൾകൊള്ളുന്ന സ്പേസും കാണിക്കുന്നു
ഇത് ആളുകൾക്ക് വായിക്കത്തക്ക രീതിയിൽ ഉപയോഗിച്ച സ്ഥലം കാണിക്കുന്നു
ഡു കമ്മാൻണ്ടിന്റെ ചില ഓപ്ഷനുകൾ നമുക്ക് നോക്കാം
നിങ്ങളുടെ ഹോം ഫോൾഡറിൽ ചില ടെക്സ്റ്റ് ഫയലുകൾ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ ഇല്ലെങ്കിൽ ജനറൽ പർപ്പസ് യൂട്ടിലിറ്റീസ് ഇൻ Linuxഎന്ന റ്റുറ്റൊരിയൽ കാണുക
ഈ കമ്മാൻണ്ടുകൾ ചെയ്യുന്നതിന് ഞാൻ നേരത്തെ തന്നെ ചില ടെക്സ്റ്റ് ഫയലുകൾ ഹോം ഡയറക്ടറിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്
ടൈപ്പ് ചെയ്തു റ്റെർമിനലിലെ ഹോം folderലേക്ക് പോകുക
സിഡി സ്പേസ് ഹോം എന്നിട്ട് enter അമർത്തുക
ടൈപ്പ് ചെയ്യുക ഡു സ്പേസ് s സ്പേസ്
ടിഎക്സ്ടി enter ഡയറക്ടറിയിലുള്ള ടെക്സ്റ്റ് ഫയലിന്റെ സൈസ് ഉൾപ്പടെയുള്ള റിപ്പോർട്ട് ഈ കമാൻഡ് നല്കുന്നു
അസൈൻമെന്റായി കമാൻഡ് പ്രൊമ്പ്റ്റിൽ ടൈപ്പ് ചെയ്യുക
ഡു സ്പേസ് ch സ്പേസ് txt എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുക
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് പുതിയൊരു userനെ സൃഷ്ടിക്കുവാനുള്ള അഡ്ഡൂസർ കമാൻഡ്
ഒരു userൽ നിന്ന് മറ്റൊരു userലേക്ക് മാറാനുള്ള സു കമാൻഡ്
യൂസർ അക്കൌണ്ട് സെറ്റിങ്ങുകൾ മാറ്റാനുള്ള യൂസർമോഡ് കമാൻഡ്
യൂസർ അക്കൌണ്ട് നീക്കാനുള്ള യൂസർഡെൽ കമാൻഡ്
യുസർ idയുടെയും ഗ്രൂപ്പ് idകളുടെയും വിവരങ്ങൾ നല്കുന്ന ഇഡ് കമാൻഡ്
ഫയൽ സിസ്റ്റത്തിന്റെ സൈസും ലഭ്യതയും നോക്കാനുള്ള dfകമാൻഡ്
ഒരു ഫയൽ ഉപയോഗിച്ചിട്ടുള്ള സ്ഥലം നോക്കാനുള്ള ഡു കമാൻഡ്
ഇതോടെ ടുടോരിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇത് സ്പോകെൻ ടുടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്തു കാണാവുന്നതാണ്
സ്പോകെൻ റ്റുറ്റൊരിയൽസ് ഉപയോഗിച്ച് ഞങ്ങൾ വർക്ക്ഷോപ്പുകൾ നടത്തുന്നു
ഓൺലൈൻ പരീക്ഷ പാസ് ആകുന്നവർക്ക് സർട്ടിഫികറ്റെസ് നല്കുന്നു
കൂടുതൽ വിശദംശങ്ങൾക്കായി ബന്ധപെടുക
സ്പോകെൻ റ്റുറ്റൊരിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ് ഇതിനെ പിന്താങ്ങുന്നത് നേഷണൽ മിഷൻ ഓൺ എഡ്യൂകേഷൻ ത്രോഗ് ഐസിടി മെഹർദ് ഗോവ്ട്ട് ഓഫ് ഇന്ത്യ
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
ഈ റ്റുറ്റൊരിയൽ സമാഹരിച്ചത് ദേവി സേനൻ ഐറ്റ് ബോംബേ നന്ദി